അതെ. അതെ.ഷൈമ അല്ലേ, ഷൈമ ഒരു കാര്യം പറയാൻ വേണ്ടീട്ടാണ് വിളിച്ചത്, ഞാൻ ആക്ച്യുലി വന്നിട്ട്പ്പം നിങ്ങൾ മെന്‍റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്‍റിലല്ലേ ജോലി ചെയ്യുന്നത്?

അപ്പൊ, ജസ്റ്റ് ഒന്ന്, കാരണം ഒരു ചെറിയൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാണ്. കാരണം ഒരു ഈ സോഷ്യൽ മീഡിയാസ് എന്ന് പറയുന്ന ഒരു ഇത് കൊണ്ട് നമ്മുടെ പിള്ളേർക്കേ, മോന് ഇപ്പം ചെറിയൊരു ബുദ്ധിമുട്ട്. കാരണംന്ന് പറഞ്ഞാല് മൊബൈല് അഡിക്ഷൻ കുറച്ച് കൂടിപ്പോയി.

ഇപ്പം ഇവർക്ക് കൂടുതലും സ്കൂളില് ക്ലാസും മൊബൈൽസും ബാക്കിയുള്ള കാര്യങ്ങളുക്കെയല്ലേ കൊടുക്കുന്നത്.

അപ്പോ ഇത് ഭയങ്കര ഒരു ബുദ്ധിമു, കാരണംന്ന് പറഞ്ഞ്കഴിഞ്ഞാ ഇപ്പോ മൊബൈൽ കൊടുത്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പുള്ളിക്ക്.

ഈയൊരു അഡിക്ഷൻ മാറ്റിയെടുക്കാണം നമ്മക്ക്. എങ്ങനെ? എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അതിപ്പോ, മോനെന്ന്. ഇവിടുത്തെ മോന് മാത്രല്ല, എല്ലാ പിള്ളേരുടെയും അവസ്ഥ അത് തന്നെയാണ്. എന്താന്ന് വച്ചാല് ഈ കോവിഡ് വന്ന ശേഷം, അതുവരെ അച്ഛനും അമ്മയും ഒരു പരിധി വരെ മക്കൾക്ക് മൊബൈലൊന്നും കൊടുക്കൂലായിരുന്നു. പക്ഷേ, ഈ, ഓൺലൈനായിട്ട് ക്ലാസുകളൊക്കെ തൊടങ്ങിയ ശേഷം മൊബൈൽ ഒക്കെ അവർക്ക് കൊടുത്തേ പറ്റു എന്ന സിറ്റുവേഷൻ ആയല്ലോ. അങ്ങനെ വന്നപ്പം, പിന്നെ അവരത് യൂസ് ചെയ്യുന്നേനോടൊപ്പം അത് മിസ്യൂസും കൂടി ചെയ്യാൻ തുടങ്ങി. മ്

അങ്ങനെ വന്നൊരു ഇഷ്യു ആണ്. ഒരുപാട് കംപ്ലൈൻസ് ഇങ്ങനെ വരുണുണ്ട്. പക്ഷേ ഇത് വന്നിട്ട് ഇഷ്യു എന്ന് പറഞ്ഞ് കഴിഞ്ഞാല്, നമുക്ക് തന്നെ ഒരു വല്ലാതെ കൊടുത്തത് ഇപ്പം അബദ്ധമായല്ലോ എന്നൊരു ഫീലിങ് ആണ്. കാരണന്ന് പറഞ്ഞ്കഴിഞ്ഞാല്, ഫുഡ് കഴിക്കുമ്പോ മൊബൈൽ യൂസ് ചെയ്യ,

അതേപോലെ തന്നെ ങാ, എവിടെ പോയാലും തല നൂർന്ന് ഇരിക്കില്ല, എന്തെങ്കിലും മൊബൈൽ എടുത്തോണ്ട് ഗെയിംസ് കളിച്ചോണ്ടിരിക്ക്യാ,

ഇപ്പം ആൾക്കാരായിട്ടുള്ള സംസാരം കുറഞ്ഞു. എപ്പഴും ഗെയിമില് ഇൻവോൾവ്ഡ് ആണ്.

അപ്പം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അതുകൊണ്ട് ഇപ്പം മൊബൈൽ കൊടുക്കാതിരുന്നപ്പോ വീട്ടി കെടന്ന് ഇപ്പം എല്ലാത്തിനും ദേഷ്യം കാണിക്കാ.

അങ്ങനെ ഉള്ള കാര്യങ്ങളാണിപ്പോ. അപ്പൊ അതാണ് ചോദിച്ചത്. കാരണം നിങ്ങക്ക് അറിയാൻ പറ്റുമല്ലോ.

അഞ്ചര മണിക്ക് എണീക്ക, അല്ലെങ്കി ഒരു നാലുമണിക്ക് എണീക്ക, രാവിലെത്തെ ഒരു ചായ കുടിച്ചിട്ട് പത്രം വായിക്ക,

ഇതൊക്കെ ഒരു ശീലമായിരുന്നു. പക്ഷേ, ഈ സോഷ്യൽ മീഡിയാസ് എന്നാണോ ഈ ചേക്കേറാൻ തുടങ്ങേത്,

കാരണം അവരെ കയ്യില് പത്രം തന്നെ അവര് വരുത്തുന്നത് നിർത്തി. കാരണംന്ന് പറഞ്ഞ് കഴിഞ്ഞാല്, ഈ പത്രം വരുത്തുന്നെ നിർത്തി, ഇപ്പം മൊബൈലില് ജസ്റ്റ് ഒന്ന് നെറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല്, അതായത് ന്യൂസ് ചാനൽ ഓൺ ചെയ്ത് കഴിഞ്ഞാല് ന്യൂസ് പേപ്പറ് അവരെ കയ്യില് വരുന്നുണ്ട്. ഇ-ന്യൂസ്ന്ന് പറഞ്ഞിട്ട്.

പിന്നെ വലിയവർക്ക് പോലും അറിഞ്ഞൂടാത്ത അപ്ലിക്കേഷൻസൊക്കെ കുട്ടികൾക്ക് ഇപ്പം അറിയാം. നോക്കാനറിയാം. ആ, അതെ അതെ, അതെ അതെ ഒത്തിരി കാര്യങ്ങള്. കാരണം ഈ ഒരു ഗെയിമിങ് ആപ്ലിക്കേഷൻ കാരണം നമ്മടെ വീടിന്‍റെ അടുത്ത് ഒരു ഇൻസിഡന്‍റ് ഉണ്ടായി. ഞാൻ പറഞ്ഞ് തരാം അത്,

ആദി എന്നാണ് പുള്ളിടെ പേര്.

പുള്ളി ഇതേ പോലെ ഗെയിം കളിച്ച് കളിച്ച് കളിച്ച് മറ്റേ ഏതോ, ഓകെ പബ്ജി,

ആ കൊച്ചുകുട്ടിയാണ്. പബ്ജി അല്ല, നമ്മുടെ പോക്കിമാൻ എന്ന്പറഞ്ഞൊരു ഗെയിം.

അപ്പം ഈ പോക്കീമാൻ എന്ന് പറയുന്ന ഗെയിം കളിച്ച് കളിച്ച്, പുള്ളിന്ന് പറഞ്ഞാ ഈ പോക്കീമൂൺ എന്ന് പറഞ്ഞാ എന്താണ് സംഭവം എന്ന് നമ്മക്ക് അറീല. പിന്നെ ഇപ്പം അത് അവര് പറഞ്ഞപ്പഴാണ്, അപ്പറത്തെ വീട്ടിലെ ചേട്ടൻ പറഞ്ഞപ്പഴാണ് ഞാൻ അറിഞ്ഞത്.

ഈയൊരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ പോക്കീമൂൺ എവിടെയുണ്ടോ, എവിടേങ്കിലും പോയി ഒളിച്ചിരിക്കും.

അപ്പം ഈ മൊബൈൽ നോക്കീട്ട് അതിനെ ട്രൈയ്സ് ഔട്ട് ചെയ്യാ.

ട്രെയ്സ് ഔട്ട് ചെയ്ത് കണ്ട് പിടിക്കുമ്പോ ഓരോ സ്റ്റേജാ കേറി പോകും.

അപ്പം അങ്ങനെ പുള്ളി ഇതേ പോലെ ഇൻസ്റ്റാൾ, പുള്ളീടെ മോന് ഇതേപോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കളിച്ച് കളിച്ച് കെണറ്റീന്‍റാത്ത് വീഴാനുള്ളതാണ്, പോക്കീമാൻ ഒളിച്ചിരിക്കുന്ന സ്ഥലം കിണറിന്‍റാത്ത്.

ഒടുക്കം ലാസ്റ്റ് അവര് ഇവന്‍റെ ഈ ശല്യം കാരണം, കാരണം ഇവന്‍റേല് പറഞ്ഞിട്ടും കാര്യല്യ. ഒളിച്ചുകളി, എപ്പോ വീട്ടില് അച്ഛനും അമ്മയും കാണാതെ, കിണറ്റീന്‍റാത്ത് വീഴേണ്ട ചെറുക്കനാണ്. ഒടുക്കം എന്തോ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ട് പോയത്. ഒടുക്കം കിണറിന്‍റെ അടപ്പ് ഇട്ട് മൂടി.

പിന്നെ അതിന് ശേഷം വന്നിട്ട് ഇവൻ കളിച്ച് കളിച്ച് കളിച്ച്,

പോക്കീമാൻ പള്ളിക്കാത്ത്, അങ്ങ് അപ്പറത്തുള്ള ഒരു മുസ്ലീം പള്ളിയുണ്ട്.

പുള്ളി, കളിച്ച് കളിച്ച് കാരണം ഈ പോക്കീമാൻ ഒളിച്ചിരിക്കുന്നെ പള്ളിടവിടാ. പള്ളിടെ, പള്ളിടെവാതില് വരെ പോയി.

ലാസ്റ്റ് അവ്ട്ന്ന് ആരോ വിളിച്ച്, തട്ടി വിളിച്ച് ഒടുക്കം വീട്ടില് ഏപ്പിച്ച്. ഇന്നപോലെയാണ് അവന്‍റെ കാര്യം സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു.

അപ്പം ഇതൊക്കെയാണ് അനുഭവം എന്ന് പറയുന്നത്. കാരണം ഇതൊരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണിപ്പോ. ഇതിപ്പം പരിഹാരം എന്ന് പറയാൻ നമുക്കിപ്പം കുട്ടികളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യോം ഉണ്ടെന്ന് തോന്നണില്ല. വീട്ടുകാര് അച്ഛനും അമ്മയും ഒന്ന് കൗൺസിലിങ് ചെയ്യണോ, കുട്ടികളെ കൗൺസിലിങ് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോ പോകുന്നത്.

നമുക്ക് ഇത്, അച്ഛനേം അമ്മേം തന്നെ കൗൺസിലിങ് ചെയ്യേണ്ടി വരും, അച്ഛനേം അമ്മേം തന്നെ കൗൺസിലിങ് ചെയ്തിട്ടും കാര്യല്യ. കാരണം ജീവിതം അങ്ങനെ ആയിപ്പോയി.

ഇപ്പം ഒരു കുട്ടി ജനിക്കുമ്പഴേ, ആ ഒരു ജനിച്ച് ഉടനെ തന്നെ, ആ ഒരു കുറച്ച് ഒരു ഒരുമാസം രണ്ട് മാസം ആവുമ്പഴേ എല്ലാരും മൊബൈൽ കാണിച്ചാണ് അതിനെ വളർത്തുന്നത്, ആ ഒരു രീതി മാറണം. ജന്മനാ തന്നെ പിള്ളേർക്ക് മൊബൈൽ എന്ന് പറയണ സംഭവം ഇനി പിള്ളേർക്ക് കാണിക്കാനേ പാടില്ല. അവരൊരു ഏജൊക്കെ ആയ ശേഷം പിന്നെ അപ്പഴ് വേണേല് അവര് യൂസ് ചെയ്തോട്ടെ എന്നുള്ള രീതീല് ആക്കണം. കാരണം കുട്ടികളിപ്പം അത് കണ്ടാലേ ഫുഡ് കഴിക്കൂള്ളൂ എന്നുള്ളൊരു അവസ്ഥേലോട്ടാണ് പോണത്. അതെ, കാരണം വേറൊന്നുമല്ല, ഇതല്ല ചെയ്യേണ്ടത്. ഈ സോഷ്യൽമീഡിയ സൈറ്റ്സ് അതായത്, ഇപ്പൊ ഫേസ്ബുക്കായാലും ഫ്ലിപ്കാർട്ട് ആയാലും ഛേ, ഫ്ലിപ്കാർട്ടെന്ന്, ഫേസ്ബുക്കായാലും ഇൻസ്റ്റഗ്രാമായാലും വാട്സ്ആപ്പ് ആയാലും,

പിള്ളേർക്ക് ഏജ് ലിമിറ്റ് വെക്കാ. ഇപ്പം.

എബൗ, എബൗ 18 മാത്രമേ ഇതിന് അക്സെസ് കൊടുക്കാവു.

കാരണം എബൗ 18 ഇയേഴ്സ് ഓൾഡ് മാത്രം അക്സസ് കൊടുക്കാ. കാരണം, 18 വയസിന് മോളില് മാത്രം ഉള്ള, അതങ്ങനെ ചെയ്യാ,

പ്രാവർത്തികം ആക്കാൻ പറ്റോന്ന് പറഞ്ഞ് കഴിഞ്ഞാ നമുക്കൊരു കണക്ഷൻ എടുക്കുമ്പം തന്നെ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് വരുന്നില്ലേ, ഫേസ്ബുക്കില് ലോഗിൻ ലോഗ് ഔട്ട്,

ലോഗിൻ വരുവല്ലോ? ആ സമയത്ത്, ആ സമയത്തേ അവർക്ക് ചെയ്തെടുക്കാ, വേണമെങ്കില്. അവർക്കത് ചെയ്തെടുക്കാം.

കാരണം, അയാം അണ്ടർ 18 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്,

നമുക്ക് വേറെ ഫേക്ക് ഐഡി വെക്കാതെ സ്വന്തം ആധാർ കാർഡ്, ആധാർ കാർഡ് വഴി എത്ര, കാരണം ആധാർ കാർഡ് വഴി ഒരാൾക്ക് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട്. കാരണം രണ്ട് അക്കൗണ്ട് കൊടുക്കാതിരിക്കാ.

ഇത് വിജയകരമായിട്ട് നടക്കും. കാരണംന്ന് പറഞ്ഞാ രണ്ട് അക്കൗണ്ട് കൊടുക്കാതെ ഒരു ആധാർ കാർഡില് ഒരാൾക്ക് മാത്രം രജിസ്റ്റർ ചെയ്യാൻ, രജിസ്റ്റർ ചെയ്യാൻ പറ്റുംന്നുള്ള രീതി കൊണ്ടുവന്ന് കഴിഞ്ഞ്കഴിഞ്ഞാല്,

അതെ അതെ, ഫോണിലൊരു ലോക്ക് ഇടാന്ന് പറഞ്ഞാ, ഫോണിലെ ലോക്ക് തുറക്കാൻ പറ്റും. അത് എത്രത്തോളമായാലും,

ഇപ്പം ഫിംഗർ, ഫിംഗർ പ്രിന്‍റ് ആയാലും എന്തായാലും ഫേസ് ലോക്ക് ആയാലും അതിലൊരു ഒരു സബ് ലോക്ക് കൊടുക്കുന്നുണ്ട്.

അതിപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വേറെ എവിടെങ്കിലും വന്ന് നിന്നിട്ട് ആരെങ്കിലും ഒളിച്ചിരുന്ന് നോക്കിയാൽ പോലും അത് ഓപ്പൺ ചെയ്യാൻ പറ്റും.

കാരണം നമ്മളെക്കാലും അഡ്വാൻസ്ഡ് ആണ് നമ്മളെ പിള്ളേര്. കാരണം ഇപ്പഴത്തെ ജെനറേഷൻ എല്ലാരും ആദ്യമേ മൊബൈൽ കണ്ട് എല്ലാ ടെക്നിക്കലും സൈഡും അവര് പഠിച്ച് വരികയാണ്. കാരണം ഓൾറെഡി ഇതാണ്, അഡ്വാൻസ്ഡ് ആണ് പിള്ളേര്. നമ്മളെ പോലെയല്ല. ആ ആണ്. ഇപ്പഴത്തെ പിളേളര്, പണ്ടെത്തെ കുട്ടികളെ പോലൊന്നുമല്ല. ങാ,

കാരണം ഇതേപോലെ വെച്ച് കഴിഞ്ഞ്കഴിഞ്ഞാല് ഒരുവിധം നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ മാറികിട്ടും എന്നാണ് എന്‍റൊരു അഭിപ്രായം. ഓകെ. അപ്പം നമ്മൾ ഇതിന് വേണ്ടീട്ട്, നമ്മള് എവിടെയാണ് ഇതിന് ഒരു ഇതിന് വേണ്ടിട്ട് ചെന്ന് അപ്രോച്ച് ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടീട്ട്. അപ്രോച്ച് ചെയ്യണ്ടേന്ന് പറഞ്ഞ് കഴിഞ്ഞാല്, അത് നമ്മൾക്ക് ഇപ്പം അത് ഗവൺമെന്‍റ്കാര് തന്നെയാണ്. ഇപ്പം നിങ്ങളെപോലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്‍റൊ,

അല്ലെങ്കിൽ ഗവൺമെന്‍റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്‍റായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടോ, അതിപ്പം നമ്മള് പറഞ്ഞിട്ട് കാര്യല്യ. ആക്ച്യലി ഇത്

നമ്മടെ ഈ നെറ്റ് വർക്കിങ്ങ് സൈറ്റ്, നെറ്റ് വർക്ക് പ്രൊവൈഡർ ആണ് ഇത് ചെയ്യേണ്ടത്.

ആ ഗൂഗിൾ പോലുള്ള സൈറ്റ്സ്, അവർക്ക് മാത്രമേ പെർമിഷൻ ഉള്ളു. അതും പെർമിഷൻ അവരെ അടുത്ത് ചെയ്യാൻ പറയാം. അതാർക്ക് നമ്മളെ സെൻട്രൽ ഗവൺമെന്‍റ്.

സെൻട്രൽ ഗവൺമെന്‍റ് പറഞ്ഞ് കഴിഞ്ഞാല് ഇത് നടക്കും. കാരണം സെൻട്രൽ ഗവൺമെന്‍റാണ് ഒത്തിരി കാര്യങ്ങൾ ഇപ്പം കൊണ്ടുവരുന്നത്.

മെന്‍റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും. പബ്ജി ക്ലോസ് ചെയ്തു. പക്ഷേ, അതിന്‍റെ ഇന്ത്യൻ വേർഷൻ അടുത്ത് ഇറങ്ങി. ചൈനീസ് പബ്ജി ഈ ഈയടയ്ക്ക് ക്ലോസ് ചെയ്തു. ഇതേപോലെ ഗെയിംസ് ഒന്ന് രണ്ടൊക്കെ ക്ലോസ് ചെയ്തു. അതേപോലെ തന്നെ ആവശ്യല്ലാത്ത സൈറ്റ്സ് ബാൻ ചെയ്തു. ആവശ്യല്ലാത്ത സൈറ്റ്...മ്, ബാൻ ചെയ്താലും ഇവര് തന്നെ ഇവർക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിട്ട് വീണ്ടും അതേപോലുള്ള സൈറ്റ് ഇന്ത്യ തന്നെ തുടങ്ങല്ലേ ചെയ്യുന്നത്. ങാ, ഇന്ത്യതന്നെ തുടങ്ങുന്നുണ്ട്. അതേപോലെ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി. അതൊക്കെ ഒരുവിധം ഗവൺമെന്‍റ് വേണ്ടാന്ന് വച്ച്. സൗദി അറേബ്യ കണ്ടില്ലേ, സൗദി അറേബ്യ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോണത്. കാരണം അവർക്ക് അവരുടേതായ കൾച്ചർ ഉണ്ട്. അതേപോലെ തന്നെ അവരുടെ നാട്ടുകാരെ അവർക്ക് ഫസ്റ്റ് അവര് നോക്കുന്നു. കാരണം എത്രത്തോളം സ്ട്രിക്റ്റ് ആയാലും ബാക്കിയുള്ള കാര്യം. അവിടെ ആരും തെറ്റ് ചെയ്യാറില്ല. അവിടെ വന്നിട്ട് വാട്സ്ആപ്പ് കോൾസ് അവൈലബിൾ അല്ല സൗദിയിൽ. അതേപോലെ തന്നെ യുഎഇ,

യുഎഇയില് വാട്സ്ആപ്പ് കോള് കിട്ടത്തില്ല. അവിടെ ജസ്റ്റ് ഒരു ഐഎംഒ, ഐഎംഒ അല്ലെങ്കില്,

നമ്മടെ ഈ ബോട്ടിമംന്ന് പറയുന്നൊരു ആപ്പ് വഴിയാണ്. അപ്പം ഇങ്ങനെയുള്ളു കാര്യങ്ങള്. അപ്പം പിന്നെ വേറൊരു കാര്യം, അവിടെ ഉള്ള ആൾക്കാർക്ക് സോഷ്യൽ മീഡിയാസിൽ ഉണ്ടെങ്കിലും കൂടുതൽ ഇൻവോൾവ് ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല. ജോലിതിരക്ക്,

ജീവിക്കാൻ വേണ്ടി പോകുന്നതാണ്. പക്ഷേ, അതൊക്കെ ഓകെയാണ്. പിന്നെ സ്കൈപ്പിലൊക്കെ ഇത് പറ്റുംലേ, അവർക്ക്. ആ അതില് വിളിക്കാൻ പറ്റൂലെ? ആ സ്കൈപ്പ്, സ്കൈപ്പ് കോൾ വഴിയാ വിളിച്ചോണ്ടിരുന്നു. ഒരുസമയത്ത്. ഇപ്പം ആരും സ്കൈപ്പ് കോള് യൂസ് ചെയ്യാറില്ല.

മെസഞ്ചർ, ആ ഫേസ്ബുക്ക് മെസഞ്ചർ, അതേപോലെ തന്നെ കൊറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയാസില് വരുന്നത് കൊണ്ട് തന്നെ ആരും, ഐഎംഒ, പോലുള്ള ലോ, ലോക്വാളിറ്റി പ്ലാറ്റ്ഫോം, സ്കൈപ്പെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല്, നമ്മള് പൈസ ഇട്ട് വിളിക്കേണ്ടതാണ്. ഈ ലോ ക്വാളിറ്റി പ്ലാറ്റ്ഫോം വന്നപ്പോ വന്നിട്ട് അവർക്ക് പിന്നെ ഈ ഹൈറേഞ്ച് ഇത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ.

സ്കൈപ്പ് ഒക്കെ നമ്മള് ഇപ്പം പേ ചെയ്യണം. പേ ചെയ്താ മാത്രമേ യൂസുള്ളൂ. പക്ഷേ, ഐഎംഒ ഒക്കെ ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്താ മതി.

ആ, ഗൂഗിൾ ഹാങ് ഔട്ടൊക്കെ ക്യാൻസല് ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്നു. ഗൂഗിളിന്‍റെ ആയിരുന്നു ഹാങ് ഔട്ട്സ് എന്ന് പറയുന്നത്. അവരിപ്പോ ഒരു ഇത് ഒരു അവരത് എടുത്ത് കളഞ്ഞു. ഹാങ് ഔട്ട്സ് ഇപ്പം ഇല്ല.

കഴിഞ്ഞ വർഷം, കഴിഞ്ഞ, കഴിഞ്ഞ വർഷം, ജാ ഡിസംബർ ലാസ്റ്റോ ജനുവരി ഫസ്റ്റോ.

ഈ വർഷം ജനുവരി ഫസ്റ്റോ എടുത്ത് കളഞ്ഞ് ഹാങ് ഔട്ട്സ്, ഇപ്പം ഹാങ് ഔട്ട്സ് വർക്കിങ് അല്ല.

കാരണം അതൊരു യൂസ്ഫുൾ അല്ല, യൂസ്ഫുൾ ആപ്പായിട്ട് വരുന്നില്ല അവർക്ക്. അതുകൊണ്ട് അവർക്ക്, പിന്നെ ഗൂഗിൾ തന്നെ ഗൂഗിൾ കോളും, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് ഗൂഗിൾ ഡിയോ ഇതൊക്കെയുള്ളതോണ്ട് ഹാങ്ഔട്ട്സ് ഒരു എക്സട്രാ ആപ്പായിട്ട് പിന്നെ അത് ആരും യൂസ് ചെയ്യാറില്ല.

മാത്രമല്ല, ഈ സോഷ്യൽ, ഈ സോഷ്യൽ മീഡിയാസ് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കാണിപ്പൊ. കാരണം

നമ്മടെ ഒരു ജനറേഷൻ, നമ്മടെ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഒത്തിരി വരുന്നുണ്ട് ഇവിടെ.

അതെ അച്ഛൻ അമ്മ, സഹോദരൻ അല്ലെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എന്നുള്ള ആ ഒരു ഇത് മാറ്റിക്കളഞ്ഞു.

കാരണംന്ന് പറഞ്ഞ് കഴിഞ്ഞാല്, ഒരു വീട്ടില് പണ്ടൊക്കെ എട്ടുമണിയാവുമ്പോ

എല്ലാരും ഒരു കുടുംബത്തിലെ എല്ലാരും, ഒന്നിച്ചിരുന്ന് പലതമാശകള് പറഞ്ഞ് ഇരുന്ന് കഴിക്കും.

പല കാര്യങ്ങള്, വീട്ടിലെ കാര്യങ്ങള് ചർച്ച ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങള് ഒരു വിധം നമ്മടെ വീട്ടിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പരസ്പരം മുഖം നോക്കി സംസാരിക്കുമ്പം വന്നിട്ട്, അത് പല കാര്യങ്ങളും സോൾവ് ആയിപോകുന്നുണ്ട്. അവിടൊരു സ്നേഹം വരുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പഴത്തെ അവസ്ഥ എങ്ങനെയാണ്?

ഇപ്പം വരും, വന്നിരിക്കും, ഫുഡ് കഴിക്കും, മൊബൈൽ എടുത്ത് വച്ച് കുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനും അമ്മയും സംസാരിക്കുന്നില്ല. മക്കള് സംസാരിക്കുന്നില്ല. അവര് അവരുടെ ആഹാരം കഴിക്കും, പാത്രം അവിടെ വെക്കും പോകും. ഉം, പിന്നൊരു കാര്യം ഇതിപ്പം എല്ലാ സോഷ്യൽമീഡിയയിലും കാണുന്നതാണ്. ഇപ്പം ഇതിപ്പം ഒരു കാര്യൊന്നൊല്ല. പണ്ടത്തപോലത്തുള്ള കളികളൊന്നുല്ല. ആർക്ക് പിള്ളേര് തമ്മിലൊരു ഒരു ബദ്ധവുല്ല. ഇപ്പം സ്വന്തം വീട്ടിലുള്ള ചേട്ടനും അനിയത്തിയുമായിരുന്നാ പോലും ഒരു ബന്ധം അത്ര വല്യ ബന്ധം ഇല്ല. എല്ലാരും ഫോണി തന്നെയാണ് ഇരിക്കുന്നത്. എപ്പഴും ഫോണിലൂടെയാണ് ജീവിക്കുന്നത്. കാരണംന്ന് പറഞ്ഞ്കഴിഞ്ഞാല്, നേരത്തെ ഒരു അടിസ്ഥാനന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഈ സംസാരം പര്സ്പരം ഉണ്ടാവുന്നോണ്ട് പല പ്രോബ്ലത്തിനും സൊലൂഷ്യൻ ഉണ്ട്. ഇപ്പം അങ്ങനെയല്ല, മുഖത്തോട്മുഖം നോക്കാതെ മൊബൈലിൽ കുത്തിക്കളിച്ചോണ്ടിരിക്കും. മൊബൈലില് കുത്തികളിച്ചോണ്ടിരിക്കുമ്പോ അങ്ങോട്ട് സംസാരം ഇല്ല. പരസ്പരം സഹകരണമില്ല, പരസ്പരം അണ്ടർസ്റ്റാന്‍റിങ്ങ് ഇല്ല. സ്നേഹം എന്താണെന്ന് അറിയില്ല.

ഇത് കാരണം മാനസികമായിട്ട് ഒരുപാട്പ്രശ്നംണ്ട് ആ അതാണ് ഞാൻ പറയുനനത് മാനസികമായിട്ടും ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിപ്പോ, അങ്ങനെയുള്ള കേസുകളൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറെയൊക്കെ കൗൺസിലിങ്ങൊക്കെ കൊട്ത്ത് നോക്കി. എന്നിട്ടും ചെലതൊന്നും സക്സസ് ആവുന്നുല്യ. അതൊക്കെ നമക്ക് പരിഹരിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കാണ്.

എന്ന് വെച്ചിട്ട് ഈ സോഷ്യൽ മീഡിയയൊന്നും ഇനി മാറ്റാൻ പറ്റില്ല നമക്ക്. ഇതൊക്കെ ഇനി വളർന്ന് കൊണ്ടേ ഇരിക്കുളളൂ. പക്ഷേ, അതിന് അനുസരിച്ച്, നമ്മള്, നമ്മള്, നമ്മള് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്താലേ ഇനി പറ്റുള്ളു. അതെ, അതെ.നമ്മള് തന്നെ തീരുമാനം. നമ്മള് തന്നെ വിചാരിക്കണം അത്. ഇതൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഓരോ വീട്ടുകാരും, ഓരോ അച്ഛനമ്മമാര് അവരുടെ

മക്കളും തീരുമാനിച്ചാലേ ഈയൊരു കാര്യം നമുക്ക്

ഇതേ ഇപ്പം വീടിന് റെ അടുത്തുള്ള ഒരു വീടിന്‍റെ അടുത്തല്ല, നെയ്യാറ്റിൻകര ഒരു സംഭവം നടന്നു.

ഭർത്താവിന്‍റെ കൈവെട്ടി.

ഇതൊക്കെയാണ് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ കൈവെട്ടി.

ഫോൺ യൂസെന്നെ. വേറെന്താ? സംശയം. സംശയ രോഗം.

അപ്പോ ഇതൊക്കെ ഇനി എങ്ങനെ പരിഹരിക്കും? ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുന്നില്ല. കാരണം ഇത് വളർന്നോണ്ടിരിക്കുന്ന ഒരു സംഭവല്ലേ, ഓരോ വർഷവും ഇതിന്‍റെ ഓരോ കൂടുതല് കൂടുതല് ആപ്പുകൾ വരുന്നുണ്ടെന്നല്ലാതെ ഒന്നിനൊരു കുറവ് വരുന്നില്ല. അതെ. അതെ. ഇത് വളർന്ന് വളർന്ന് വരുംതോറും കാര്യങ്ങൾ പല കാര്യങ്ങളായികൊണ്ട് പോകുന്നു. ആപ്സ് ഇങ്ങനെ പല കാര്യങ്ങൾ, ഓരോ ഇതിലും മാറ്റങ്ങൾ വന്നോണ്ടിരിക്കാണ്. അപ്പം അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം ഞാന് ഒരു കാര്യം ചെയ്യാം. ഇത് മോളിലോട്ട് റിപ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ ഒക്കെ ഓരോ സജഷൻസ് ഓരോരുത്തര് പറയുന്നുണ്ട്. അപ്പം നമ്മക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാനൊന്ന് റിപ്പോർട്ട് ചെയ്തിട്ട്, മോളിലോട്ട് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടക്ക പറയാം. അതിന്‍റെ കാര്യങ്ങൾ, എന്തൊക്കെയാണെന്നൊന്ന് അന്വേഷിക്കട്ടെ.

എന്തെങ്കിലും സൊലൂഷ്യൻസ് ഉണ്ടാക്കാൻ ഞാൻ നോക്കാം. വിഷമിക്കണ്ട. എന്തെങ്കിലൊക്കെ ഉണ്ടാക്കാം. മ്. ഓകെ എന്നാ, അപ്പം എന്തായാലും വളരെ നന്ദി.

ഇത്രയും സംസാരിച്ചതിന്. അതിലൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റെങ്കില് ചെയ്യാ.